ഓ സുഗാണ് അങ്ങനെ പോകുന്നു.

അതേ ഞാനിപ്പോ രണ്ടാം വർഷമായി ആം ആംഗലേയ ഭാഷയാ എടുത്തിരിക്കുന്നത്.

ആണല്ലേ ഞാൻ വിളിക്കാൻ കാരണം എന്താന്നറിയോ? നീയറിഞ്ഞോ നമ്മൾടെ ഒപ്പം ആ പഠിച്ച നമ്മുടെ കുട്ടുകാരിയില്ലേ പൂജ . അ ആ അവളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു.

അവൾക്കു ഭയങ്കരമായിട്ട് ഇഷ്ടപെട്ടിട്ടുണ്ടായിരുന്നു. ആ പക്ഷേ എന്താന്നറിയില്ല രണ്ട് ദിവസം മുന്നേ ഞാൻ അവളെ വിളിച്ചപ്പോ അവളുപറഞ്ഞു വീട്ടുകാര് ആ അതായത് ചെക്കന് ആ വേണ്ട ആ അത്ര വിദ്ത്യഭ്യാസം ഇല്ല്യ അതെ പോലെ സർക്കാർ ഉത്യോഗസ്ഥനല്ല എന്നുള്ള കാരണംകൊണ്ട് അത് വേണ്ടന്നുവെച്ചുന്നുപറഞ്ഞു അപ്പഴാണ് ഞാൻ ആലോചിച്ചത് വിദ്ത്യഭ്യാസത്തിനു ഇത്രയധികംമൂല്യം ആൾക്കാര് കൊടുക്കുന്നുണ്ട്ന്നുള്ളതേയ്

പക്ഷെ എന്താന്ന് അങ്ങനെ ഒറ്റയടിക്ക്താഴ്ത്തികെട്ടാനൊ നമുക്ക് അവരെ കഴിയില്ല. കാരണം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയില് അവര് മുന്നിട്ടു നിൽക്കുന്നവരായിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ എന്റെ ഒരു അയൽവാസി ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ ആ ഇതുപോലെ പത്താംക്ലാസ്സ്‌വരെ പഠിച്ചിട്ടുണ്ടാരുന്നുള്ളു.

സമൂഹത്തില് ഇറങ്ങിച്ചെന്നു ആൾക്കരുമായിട്ട്കൂടുതൽ ഇടപെട്ടു നന്നായി പത്രം വായിക്കുകയും അങ്ങനെ വിദ്ത്യാഅറിവ് നേടിയൊരാളാണ്. അദ്ദേഹം അപ്പൊ പക്ഷെ ആ അവര്ക്ക് സമൂഹത്തിലുള്ളവിലവരെവേറെഒന്നുതന്നെയാണ്.

ആം സമൂഹത്തില് ഇറങ്ങിച്ചെല്ലുകയും ആൾക്കാരുടെ പ്രേശനങ്ങൾ അറിയാനും ശ്രെമിക്കാത്തപലരും ഉണ്ടായിരിക്കും.

ഏ ഒരാൾക്ക് എ അതായതു വിദ്ത്യഭ്യസം നേർക്കുള്ളരീതിയിൽ കിട്ടിയിട്ടില്ലന്നുണ്ടെങ്കിൽ പോലും ആൾക്കാരുമായി ഈടപഴകുകയും

അതെസമയം എനിക്കുതോന്നിയിട്ടുള്ളത് എന്താന്നുവെച്ചാല് ഇപ്പൊ ഭയങ്കരമായ വിദ്ത്യഭ്യാസം ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും പലകാര്യങ്ങളും അവര് വളരെയതികം ആ അതായത് ജ്ഞാനമില്ലാത്തരീതിയിലാണ് പെരുമാറാറ്

ഒരുതാഹരണം എടുത്തുനോക്കുകയാണെന്നുണ്ടെങ്കില് എന്റെ കുടുംബത്തിലെ തന്നെ ഒരു വല്യ ഉന്നത ആ ഉന്നതത്തിലിരിക്കുന്ന തൊഴിൽചെയ്തോണ്ടിരിക്കുന്ന

ഒരു ആളുണ്ട് ആള് ആ ഭയങ്കരവിദ്ത്യഭ്യസവും കാര്യങ്ങളൊക്കെത്തന്നെയാണ് സ്വന്തം മകളുടെ ഒരു കല്യാണത്തിന്റെ കാര്യം എന്തോ വന്നപ്പോൾ മകള് വേറെ ഏതോ അന്യജാതിയിൽ കാരനെ പ്രണയിക്കുന്നുണ്ടുന്നു പറഞ്ഞു.

അത് ഭയങ്കരപ്രേശ്നാക്കി അതായത്‌ ഇത്രേം ഉന്നതത്തില് ഇത്രേം വിദ്ത്യഭാസം ഉള്ള ആളാണ്

പക്ഷെ ഇപ്പഴും അതായത് ഈ ജാതി ഈ മതം അ അങ്ങനെയൊക്കെ കാര്യങ്ങളില് ഭയങ്കരയിട്ട് ഏ എന്ത വിശ്വസിച്ചു മക്കളുടെ ഇഷ്ടം പോലും നോക്കാതെ അങ്ങനൊക്കെ പെരുമാറുന്ന ആൾക്കാരാണ്. അതായതു അപ്പൊ എത്ര വിദ്ത്യഭ്യാസമുണ്ടായിട്ടും കാര്യമില്ല.

അതുപറഞ്ഞതുശരിശരിക്കും അങ്ങനെ ഇപ്പഴും നടന്നു നമ്മളീ ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് ആയിട്ടുപോലും ഇതേ ചിന്താഗതിയും ഇത്രേം അറിവും വിദ്ത്യഭ്യാസവും നമ്മുടെ മാതാപിതാക്കള് ചെറുപ്പം മുതലേ നമുക്ക് തന്നുവരുന്നുണ്ട്. എന്നിട്ടുപോലും ഈ പഴേ ചിന്താഗതിയിലെ നിക്കുന്ന ഒരുപാടു രക്ഷിതാക്കള് ഉം അത് രക്ഷിതാക്കള് മാത്രമല്ല മക്കളുടെ ഇടയിൽപോലും അങ്ങനെ വരുന്ന അടുത്തൊരു തലമുറയും ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെതന്നെ ചിന്തിക്കുന്നവരുണ്ടാകും. അപ്പൊ ആ വിദ്ത്യഭ്യാസം അതിന് പാഠ പാഠഭാഗങ്ങൾമാത്രം പഠിച്ചുവരുന്നവര് വരുന്നവർക്ക് ചിലപ്പോ സാമൂഹിക പഠനങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലങ്കിൽ സാമൂഹികവിദത്യ അറിവ് സമൂഹത്തിലിറങ്ങിച്ചെന്നിട്ടും മറ്റുള്ളവരുടെ പ്രശനം അറിയാനുള്ളതും. അല്ലങ്കിൽ മറ്റുള്ളവരുടെ ആ ,മാനസീകവസ്ഥ അറിയാനുള്ളൊരു കഴിവ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല.

ഉം അതേപോലെയിപ്പോ ഇപ്പൊ നമ്മളിന്ന് നരബലിയുടെ കാര്യമൊക്കെ കേട്ട സമയത്തു ഞാൻ വേറെയൊരു ഒരു ഒരു കാര്യംകെക്കയുണ്ടായി അതായത് ഉന്നതിയിൽ തൊഴിൽ ചെയ്തോണ്ടിരിക്കുന്ന ഒരു അച്ഛനുംഅമ്മയും അവ എന്തോ അഭിവൃദ്ധി വരൻ വേണ്ടീട്ട് അവരുടെ രണ്ടു പെൺമക്കളെയും എന്തോ കൂടോത്രം അങ്ങനെ എന്തോത്തിലേർപ്പെടുത്തി വെട്ടിക്കൊന്നു അങ്ങനൊക്കെ കേക്കയുണ്ടായി ഇത്രേം വിദ്ത്യഭ്യസഇണ്ടായിട്ടും ഇത്രെയും ഉന്നതിയിൽ നിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരുടെ ചിന്താഗതി ഒട്ടും വളർ ആ ആ എന്തായാലും ഇങ്ങനൊക്കെയാണാവസ്ഥ ആ എന്തായാലും ആ നടക്കട്ടെ. കാര്യങ്ങളൊക്കെ പോട്ടെ എടക്ക് വിളിക്കണം വീട്ടുകാരോടൊക്കെ അന്വേഷണം പറയണം.

എന്തയാലും അങ്ങനെ പറയാം ഇവിടെ എല്ലാരോടും ഞാൻ അന്വേഷണം പറയാം അവിടേയും പറയണുട്ടോ കുറേയായല്ലോ ശരിശരിയെന്ന.